അടിപൊളി investment opportunities ഉണ്ടാവും അപ്പോ അവയെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തിനാണ് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ ആയിട്ട് ലോകം clear ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു video നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഈ video തീരുന്നതിനു മുമ്പ് കുറച്ചു കാര്യങ്ങൾ കൂടി വളരെയധികം important ആയിട്ട് പറയേണ്ടതിരിക്കുന്നു. കാരണം ഈയൊരു video നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും coin എന്ന വാക്ക് ഉപയോഗിച്ചു ചില സ്ഥലങ്ങളിൽ token എന്ന ആഹ് ഒരു വാക്കു ഉപയോഗിച്ചു. ശരിക്കും coin ഉം token ഉം same ആണോ അല്ലെങ്കിൽ difference ഉണ്ടോ

ഒരു coin എന്നു പറയുന്നത് സ്വന്തമായ ഒരു block chain ല് run ആകുന്ന ഒരു ptocurrency നെ ആണ് നമ്മൾ coin എന്ന് വിളിക്കുകയുള്ളൂ. bitcoin ന്റെ example എടുക്കുകയാണെങ്കില് bitcoin ഒരു ptocurrency ആണ് bitcoin എവിടെയാണ് run ചെയ്യുന്നത്. bitcoin block chain network ലല്ലേ അതായിത് bitcoin bitcoin ന്റെ തന്നെ സ്വന്തമായ ഒരു block chain ന്റെ run ചെയ്തു എന്നുള്ളത് കൊണ്ട് bitcoin എന്ന ptocurrency ഒരു coin ആണ്. നമുക്കിനി ether ന്റെ case എടുത്തു നോക്കുക ആണെങ്കില് ether എന്താണ്? ether ഒരു ptocurrency ആണ്. ether എന്ന ptocurrency എവിടെയാ run ആകുന്നത് ethereum എന്ന സ്വന്തം ആയിട്ട് തന്നെ ഉള്ള ഒരു block chain network ലാണല്ലോ run ആവുന്നത് അപ്പോ ether എന്ന ptocurrency സ്വന്തമായ block chain ല് run ആകുന്നു എന്ന് ഉള്ളത് കൊണ്ട് ether ഒരു coin ആണ് എന്നാൽ token അല്ലാ അപ്പോ token എന്താണ് token ഒരു ptocurrency ആണ് എന്നാൽ സ്വന്തമായ ഒരു block chain ൽ ആയിരിക്കില്ല run ആവുന്നത്. example തരട്ടെ USTC അല്ലെങ്കിൽ tether എന്ന ഒരു stable coin നമ്മൾ ഇപ്പോ പഠിച്ചില്ലേ ഈ tether run ആകുന്നത് tether ന് സ്വന്തമായിട്ട് ഒരു block chain network ഇല്ല tether run ആകുന്നത് ethereun എന്ന block chain network ലാണ്. അപ്പ tether എന്തായി tether ഒരു token ആയി മനസ്സിലായില്ലേ അപ്പോ സ്വന്തമായ block chain network ൽ run ആകുന്ന ptocurrencies നെ coins എന്ന് വിളിക്കും. എന്നാൽ മറ്റൊരു block chain netwok ൽ run ആകുന്ന എല്ലാ ptocurrencies നെ നമ്മൾ token എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി discuss ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ video യിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറേയധികം പുതിയ ptocurrencies ന്റെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുകയാണെങ്കില് www. coinmarketcap. com എന്നൊരു website ഉണ്ട്. ഈ website ല് പോയാൽ നമ്മൾ ഇന്ന് discuss ചെയ്തതും discuss ചെയ്യാത്തതും മായിട്ടുള്ള എല്ലാ ptocurrencies ഉം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഓരോന്നിനെപ്പറ്റി നിങ്ങൾക്ക് നോക്കാം ഓരോന്നിന്റെ വില നോക്കാം ഓരോന്നിന്റെ reading volume നോക്കാം. ഓരോന്നിന്റെ market capitalization stock market അറിയുന്നവർക്ക് അറിയുമായിരിക്കും എന്താണ് market cap എന്ന് ഉള്ളത്. അപ്പോ ptocurrency യുടെ കാര്യം പറയുക ആണെങ്കില് totally trade ചെയ്യപ്പെടുന്ന circulation ൽ ഉള്ള volume into multiplied by ഇന്നെന്താണോ അതിൻറെ വില അതാണ് അതിന്റെ market capitalization പറയുക അപ്പോ അതിന്റെ market capitalization നോക്കാം അത് മാത്രമല്ല ഓരോ ptocurrency ലും ഞെക്കി അതിന്റെ അകത്തു പോകുകയാണെങ്കില് ഓരോന്നിന്റെയും white paper available ആണ്. വായിച്ചു നോക്കാം അവർ എന്താണ് ആ ഒരു ptocurrency കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തിനാണ് അത് കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചത് അതിൻറെ മുന്നിലേക്ക് ഉള്ള plans എന്താണ് എല്ലാം അവിടെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയും പഠിച്ചതെല്ലാം തന്നെ വളരെ വിശദമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ video തീരുന്നതിനു മുമ്പ് ഇതിന്റെ ഒരു large canvas picture കൂടി നിങ്ങൾക്ക് തന്നിട്ട് വിടണം എന്നാണ് എൻറെ ആഗ്രഹം. എനിക്കറിയാം video നീണ്ടു പോകുന്നുണ്ട് എന്ന് എന്നാൽ പഠിക്കുകയല്ലേ നമ്മൾ ഒരു കാര്യം അവിടെ പഠനത്തിനല്ലേ actually focus കൊടുക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഒരു large picture കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങളെ വിടുന്നതാണ്. right അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് again ഒരു story പോലെ അല്ലെങ്കിൽ വലിയൊരു mind map പോലെയും നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ptocurrency എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് bitcoin ആണ്. അതെങ്ങനെ വന്നു എന്തിനു വന്നു എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ bitcoin വന്നു. അതിനുശേഷം altcoins ആയിട്ട് പലതും വന്നു അപ്പോ അതിൻറെ ആ ഒരു journey യാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം വന്നത് bitcoin block chain ഈ bitcoin നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സഒഷിനാകാമോടോ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. hello നന്ദി നമസ്കാരം, അധ്യാപകരുടെ മാ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് school school ജീവിതത്തെ പറ്റിയാണ്. അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശത്തിനും മാർഗ്ഗനിർദ്ദേശത്തിന്നും കീഴിലുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപനത്തിന് കുട്ടികൾക്ക് പഠനഇടങ്ങൾ നൽകാനും അന്തരീക്ഷം സൃഷ്ടിക്കാനും രൂപകല്പന ചെയ്തിട്ടുള്ള വിദ്യഭ്യാസ സ്ഥാപനം എന്നാണ് school നെ വിളിക്കുന്നത്. എൻറെ school ന്റെ പേര് saint michle joseph school എന്നാണ്. എൻറെ school കെട്ടിടം വളരെ മനോഹരവും വിശാലവും ആണ്. പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ auditorium ഉണ്ട്. എൻറെ school ൽ ധാരാളം class മുറികൾ ഉണ്ട്. അവിടൊക്കെ നിരവധി ജാതീയ കൊണ്ടുവച്ച് വര~വരച്ചിട്ടുണ്ട്. എൻറെ school ൽ ഒരു വലിയ library ഉണ്ട്. അതിൽ ധാരാളം മഖാദിമവും മറ്റു വിജ്ഞാനപരവുമായ പുസ്തകങ്ങൾ ഉണ്ട്. ഞങ്ങൾ കെമിസ്ട്രി practical കൾ നടത്തുന്ന ഒരു വലിയ laboratary യും ഇതിലുണ്ട്. തങ്ങളുടെ school ൽ computer പഠിക്കുവാനുള്ള ഒരു computerlab ഉണ്ട്.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

ഒരു നല്ല വിദ്യാർത്ഥി ഒരു നല്ല സ്കൂളിൻറെ പ്രവർത്തന . പഠനം, കായികം, മറ്റ് പാലേയിക പ്രവർത്തനങ്ങളിൽ വിദ്യാർഥികളെ സഹായിക്കുന്ന മികച്ച അധ്യാപകരുണ്ട് എൻറെ സ്കൂളിൽ. അവർ AAschool ന്റെ building block കളിലാണ് കൂടെ കൂട് കൂടാതെ നമ്മുടെ ദൈനിദിനം ജീവിതത്തിൽ പ്രയോഗിക്കപ്പെട്ട പ്രധാന പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ

അവിടെ അധ്യാപകർ ഞങ്ങളെ വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. പഠനത്തിനും പാഠിയ ബന്ധമായ പ്രവർത്തനങ്ങൾക്കും തുല്യ വൈവിധ്യം നൽകപ്പെടുന്നു. അതുമായി ഞങ്ങൾക്ക് മികച്ച വൈ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 മാർഗനിർദ്ദേശത്തിനു കീഴിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പഠന ഇടങ്ങളിൽ നൽകുന്നതിനും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായി രൂപകല്പന ചെയ്തിട്ടുള്ള

എന്നെ ചെയ്യുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് എൻറെ school വിദ്യാഭ്യാസം കൂടാതെ എൻറെ ജീവിതത്തിൽ എൻറെ school വഹിക്കുന്ന നിരവധി സുപ്രധാന role കൾ ഉണ്ട്. എൻറെ school എല്ലാ മേഖലകളിലും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അത് എൻറെ ശാരീരികവും മാനസികവുമായ കരുത്ത് വികസിപ്പിക്കുകയും ആത്മവിശ്വാസം പര~പകരുകയും ചെയ്യുന്നു. വ്യത്യസ്ത മേഖലകളിലെ എൻറെ കഴിവുകളും കഴിവ് എൻറെ കഴിവുകൾ തെളിയിക്കാൻ എനിക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. academic രംഗത്ത് അതേ വ്യക്തിമുദ്ര പതി~പതിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിദ്യാർത്ഥികൾക്ക് board പരീക്ഷകൾ ഉന്നത സ്ഥാപനങ്ങൾ നേടുന്നു.

എത്തിയ ഉടനെ ഞങ്ങൾ assembly യിൽ പങ്കെടുക്കാനായി അണിനിരക്കും. school assembly യിൽ പങ്കെടുക്കുന്നത് ഒരു നല്ല അനുഭവമാണ്. school assembly യിൽ തുടർച്ചയായി ഒന്നാമനായി ഒന്നാമനായതിനാൽ ഞാൻ സന്തോഷിപ്പിക്കുന്നു. assambly അവസാനിചുണ്ടായ ഞങ്ങൾ അതാത് class മുറികളിലേക്ക് കുതിക്കുന്നു. school ലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കുന്നു. school എൻറെ school കൂടാളികൾക്ക് ഒരാൾ മികച്ച ഗായകൻ നൽകിയതുമാണ്. അത് അടുത്ത് നടന്ന വാർഷിക കലോത്സവത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ school സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം, പ്രീതിദിനം തുടങ്ങിയ എല്ലാ സുപ്രധാന ദേശീയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. സംഘടിപ്പിക്കുന്നു. sports സംഗീതം തുടങ്ങിയ പാഠ്യാന്തര പ്രദേശ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ എൻറെ school എല്ലാ വിദ്യാർത്ഥികൾക്കും ധാരാളം അവസരം നൽകുന്നു. വിജയത്തിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസത്തിൻറെ വാതിലുകൾ ആണ് വിദ്യാലയം. ഭാവിയിലേക്ക് ശോഭയുള്ള യുവ മനസ്സിനെ പരീക്ഷി പരിശീലിപ്പിക്കാനും നയിക്കാനും തയ്യാറാക്കാനും അവ സഹായിക്കുന്നു.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

പക്ഷേ ചിലപ്പോൾ office ലേക്ക് പോകുമ്പോൾ അച്ഛൻ എന്നെ school ൽ വിടും. വിശാലമായ കളി സ്ഥലവും മനോഹരമായ പൂന്തോട്ടവും ഉള്ള മനോഹരമായ ഒരു കെട്ടിടം എൻറെ school ൽ ഉണ്ട്. ഞാൻ കൃത്യസമയത്ത് എൻറെ school ൽ എത്തുന്നു. assambly യിൽ പങ്കെടുത്ത ശേഷം എല്ലാ വിദ്യാർത്ഥികളും അവരുടെ class മുറിയിലേക്ക് പോകുന്നു. ഞാൻ രണ്ടാം class ൽ പഠിക്കുന്നു. എൻറെ teacher വളരെ ദയയും മനോഹരവുമാണ്. അവൻ അവൻ നമ്മെ ഹൃദ്യതയോടെയും സ്നേഹത്തോടെയും പഠിപ്പിക്കുന്നു. എൻറെ class ലെ കൂട്ടുകാർ വളരെ ശ്രദ്ധാലുക്കളാണ്. അവരെല്ലാം പഠനത്തിൽ പരസ്പരം സഹായിക്കുന്നു. എൻറെ school അച്ചടക്കം കർശനമായി പാലിക്കുന്നു. അവർ നമ്മുടെ school കളിൽ വിവിധ seminar കളും പഠിപ്പിക്കുന്നു പഠിക്കുന്നു. എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങടെ school ൻറെ പാഠ്യഭാഗമായി വലിയ ഒരു വലിയ auditorium hall ഉണ്ട്. അതിനായി മാത്രം നിർമ്മിച്ചതാണ് quiz മത്സരങ്ങൾ പ്രസംഗങ്ങൾ സംവാ~സംവാദങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഉണ്ടാവുന്ന നടക്കുന്നു. കൂടാതെ എൻറെ school ലെ വിദ്യാർഥികൾക്ക് മറ്റ് school കളായി മറ്റ് അക്കാദമി കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. എൻറെ school ആത്മാർത്ഥത സത്യസന്ധത അപർണബോധം നല്ല പെരുമാറ്റം എന്നിവയെ വിലമതിക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള വികസനത്തിന്റെ ശ്രദ്ധ കരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളോടും വളരെ മാന്യമായി പെരുമാറുന്നു വാസ്തവത്തിൽ ഇത് വിദ്യാലയം ഞങ്ങൾ രണ്ടാം ഭവനമായി നേരിടുന്നു. വളരെ പരസ്പരം സഹകരണത്തോടെയും കരുതലോടെയും വിവിധ പശ്ചാത്തിൽ നിന്നും വ്യത്യസ്ത പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിപ്പി പഠിക്കുന്നു. നല്ല പെരുമാറ്റ രീതികളിലൂടെ വിദ്യാർഥികളെ പഠിപ്പിക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും ഏറ്റവും മികച്ച school കളിൽ ഒന്നാണ് എൻറെ school. രാജ്യത്തിനായി പല പെരുമാറ്റവും നിയമം അനുസരിക്കുന്നതുമായ പൗര പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ school കൾക്ക് വലിയ പങ്കുണ്ട്. ഒരു രാജ്യത്തെ യഥാർത്ഥ പരിശീലന കേന്ദ്രമാണ് school. എൻറെ school നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥലം തിരഞ്ഞെടുത്ത എൻറെ മാതാപിതാക്കൾ നന്ദി~നന്ദിയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് school. ഞങ്ങളുടെ ഞങ്ങളുടെ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ school കളിൽ ഒന്ന് എൻറെ school. ഞങ്ങളുടെ school ലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള class കൾ ഉണ്ട്. എൻറെ school വളരെ വിശാലവും വലിയ ground ആണ്. മനോഹരമായ class മുറികളിലുള്ള ഇവിടെ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന രണ്ടാമത്തെ വീടാണിത്. ഒരുപാട് ചിത്രങ്ങളും പ്രചോദനമായ പ്രസംഗങ്ങളും കൊണ്ട് എൻറെ class മുറി നന്നായി അലങ്കരിച്ചിരിക്കുന്നു. തങ്ങളുടെ school കളിൽ ധാരാളം game കൾ ഉണ്ട്. നൃത്തം, പാട്ട്, കരാട്ടെ, ചിത്ര രചന തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ അവരെ നമ്മൾ പഠി~പഠിപ്പിക്കുന്നു. തങ്ങൾക്ക് inter school പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ തങ്ങൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ഉള്ള ഒരു വലിയ library യും എൻറെ school ൽ ഉണ്ട്. school ൽ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അധ്യാപകർ വാർഷിക ദിനം എന്നിവ തുടങ്ങിയ ചടങ്ങുകളിൽ എല്ലാം ഞങ്ങൾ ആഘോഷിക്കുന്നു. തങ്ങളുടെ school കളിലെ ആഘോഷങ്ങൾ വളരെ ഗംഭീരമാണ്. അത് ഒരു മികച്ച ഘോഷയാണ് അതൊരു അതൊരു മികച്ച show ആണ്. ഞങ്ങളുടെ സ്കൂളിലെ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഒരു science lab ഉണ്ട്. എൻറെ അധ്യാപകർ എല്ലാവരുടെയും വളരെ കൃത്യതയും ദയയും ഉള്ളവരാണ്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ഒരു ശാരീരിക പഠിത്തരമായ ക്ലാസ് ഉണ്ട്, അവിടെ ഞങ്ങൾ കൊക്കോ volyball, treball, basketball തുടങ്ങിയ game കൾ കളിക്കുന്നു. എല്ലാ മാസവും അവർ ഞങ്ങളുടെ ഉയരവും ഭാരവും പരിശോധിച്ച് അതിൻറെ track സൂക്ഷിക്കുന്നു. ഞങ്ങൾക്കൊരു hobbey class ഉം ഉണ്ട്. അത് അവിടെ ഞങ്ങൾ കലയും കൗശ~കരകൗശലവും നീന്തലും പഠിക്കുകയും ഞങ്ങളുടെ അധ്യാപകരിൽ നിന്ന് ഏതു കായിക ഇനത്തിലും പ്രാവണ്യം നൽകുകയും ചെയ്യാം എല്ലാ വർഷവും എൻറെ school ഞങ്ങളെ ഒരു pic pic picnic ഒക്കെ യാത്രയൊക്കെ കൊണ്ടുപോകുന്നു. മൃഗശാല museum, amusement park തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവർ ഞങ്ങളെ കൊണ്ടുപോകും. school ലെ എന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻറെ school നെ സ്നേഹിക്കുന്നു. പാട്ട്, നൃത്തം quiz മത്സരം, പ്രസംഗങ്ങൾ, ഉപന്യാസം, രചന, കായിക eventure കൾ തുടങ്ങിയ എല്ലാം പാഠ്യാന്തര പ്രവർത്തനങ്ങളിലും ഞങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. പാഠ്യാന്തര പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കാൻ school

എങ്ങനെ പെരുമാറണം സ്വയം അച്ചടക്കം മൃദു സംസാരം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ എൻറെ school ൽ എന്നെ പഠിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി എങ്ങനെ നേരിടാമെന്ന് അവർ അതെല്ലാം എന്നെ പഠിപ്പിച്ചു ഞങ്ങളുടെ school ൻറെ national gate ന്റെ gate ഉണ്ട്. ഇവിടെ NCCcamp കൾ പൂർത്തിയായതിനുശേഷം ഞങ്ങൾക്ക് ഒരു certificate നൽകും. ഇതും പല തരത്തിലുള്ള നമ്മെ കൂടുതൽ സഹായിക്കുന്നു. നന്ദി! നമസ്കാരം! അഹ് hello ആഹ് പറയ് hello പറയു hello ഇപ്രാവശ്യം trip ഒന്നു പോണില്ലേ പെരുന്നാക്ക് അതെ പോവുന്നുണ്ടല്ലോ ചെറിയ പെരുന്നാക്ക് ചെറിയൊരു trip plan എയ്തിന് ഹും എവിടത്തേക്കാണ് അത് family ചെയ്തേക്കണ ദുബായിലേയ പോണം ന്നാ explore എയ്ത പോണം വയനാട് resort പോണം

അതെ അതെ വയനാട് പോയ്ന്

resort ഓ മാനന്തവാടി ഒരടിപൊളി resort ഇണ്ട് അങ്ങനെ പോയതാ father ന്റെ friend father ന്റെ friend ന്റെ resort ആണ് അപ്പൊ അങ്ങനെ അവിടെ അവര് വിളിച്ചപ്പോ അങ്ങനെ പോയതാ full setup ആണ് അവിടെ super ആ പോയതെങ്ങനെ friends പോയത് അല്ല അല്ല family ആയിട്ട് പോയെ family

innova എടുത്ത് പോവ്വേ വീട്ടിത്ത innova അങ്ങനെ പോയി resort പോയി ആം അച്ഛന്റെ friend ന്റെ resort ആ അപ്പൊ അപ്പൊ father ന് വണ്ടി ഒന്നുല്ലേ

BM ഇണ്ട് ഒരു benz ഇണ്ട് പിന്നെ l classic benz ഇണ്ട് പിന്നെ fortuner ഇണ്ട് പിന്നെ ഇണ്ട് അങ്ങനെ ഇൻഡ് അപ്പാർത്ത car shed പിന്നെ നമ്മളിപ്പോ trip നെ കുറിച്ചിട്ട ചോയിക്കാന വിളിച്ചേ അപ്പൊ ഇങ്ങള് ഇവിടെ പോയ്കുണു ല്ലേ

ആ വയനാട് പോയ്ന് ഞാൻ പറഞെര ശെരിക്കു

ആഹ് അതെ ഞാൻ പറഞ്ഞെരാ വയനാട് ഞങ്ങൾ ഇവ്ട്ന്ന് വീട്ടീന്ന് അഞ്ചു മണിക്ക് എണീച് സുബ്ഹി നിസ്കരിച് എല്ലാം കുളിച് മാറ്റി costume ഒക്കെ ഇട്ട് വണ്ടി കയറി നല്ല നേരെ പാണ്ടികാട് റോട്ട് വഴി petrol ഉ അടിച് നേരെ പോയി ഏത് വണ്ടീല പോണ

ആഹ് എന്നിട്ട് നല്ല ഒരു hotel ലേക് നിർത്തി food കഴിച് നല്ല food കഴിച്ചിന് ഞാൻ നല്ല പൊറോട്ടയു chicken chilli യു കഴിച് super ആയിന് എനിക്ക് നല്ല ഇഷ്ടയി എന്നിട്ട് ഞാൻ അങ്ങനെ വണ്ടി കയറി mother ഉം father ഒക്കെ food കഴിച്ചിട്ട് എല്ലാരു വണ്ടി കേറി spotify ൽ നല്ലൊരു song ഒക്കെ വെച് ചുരം കേറി വയനാട് ചുരംന്ന് പറയുമ്പോ ഒരു മണിക്കൂർ ഇണ്ട് ഒരു മണിക്കൂർ ചെറിയ traffic ഇന്ടായിൻ പെരുന്നാക്ക പോയ്ന് കൈന്ന ചെറിയ പെർനാക്ക് അപ്പൊ അയിന്റെ ഒരു traffic ഇന്ടായിൻ എന്നിട്ട് അങ്ങനെ പോയി മാനന്തവാടി resort കേറി കേറീട്ട് കേറിയപ്പോ തന്നെ welcome drink കിട്ടി പിന്നെ അച്ഛന്റെ friend നെ കണ്ട്

എന്നിട്ട് പിന്നെ നേരെ fresh ആയി dress costume ഒക്കെ എനിക്ക് ഇട്ടിട്ട് നല്ല food കൈക്കാൻ പോയി ഉം food കയ്ച് കൊറച് നല്ല food ഉം നല്ല തലശ്ശേരി chicken ബിരിയാണി കിട്ടി ആ resort ന്ന് ഹും എന്നിട്ട് എന്നിട്ട് കൊറച്ചു നേരം കെടന്ന് Pepsi ഉം കുടിച് കുടിച് എന്നിട്ട് കെടന്ന് ഒരു അഞ്ചു മണിക്ക് എണീച് നല്ല ഒരു black tea അടിച് ആഹ് മലയുടെ side ന്ന് നല്ല black tea അടിക്ക കാടിന്റെ ഒച്ചയൊക്കെ കേട്ട് നല്ല feel ആയി നല്ല spotify ൽ box ൽ നല്ല ഒരു പാട്ട് ഒക്കെ song ഇട്ട് ഏഹ് നല്ല ഒരു black tea അടിച് എന്നിട്ട് അങ്ങനെ ഇരുന്ന് അവിടെ പിള്ളേരെ cricket കളിച് പിന്നെ resort ലെ അവരപ്പോ പോയി കളിച് നല്ല രസഇണ്ടായന് ഹും എന്നിട്ട് ഒരു ആറേഴ് മണിയാവുമ്പോ ഞാൻ TVon ആക്കി കൊറച് നേരം കണ്ട് പിന്നെ phone on ആക്കി ഈ story കാര്യങ്ങളൊക്കെ mirror selfie ഒക്കെ എടുത്ത് ഹും എന്നിട്ട് food കയ്ക്കാൻ night food night food ന്നു പറീമ്പത്തേക്കും കബാബും കൊറേ food ഇണ്ടായിനെ പേര് പറഞ്ഞേരെ chicken kebab peri peri alfam കാന്താരി alfam fried chicken roast പലതരം സാനം ഇണ്ടായിനു പിന്നെ sweets ആണെങ്കിലോ ഗുലാബ് ജമുന്

അപ്പറത്തെ കാട്ടിലേക്ക് നോക്കി ഇങ്ങനെ പിന്നെ ഒരു cigarette ഒക്കെ വെലിച് ലോക്കെ പൊട്ടിച് വെലിച് നല്ല സുഖഇണ്ടായിന്

ഞാൻ ഇങ്ങള് ചെയ്ത മാതിരി തന്നെ പിറ്റേന് എന്ത് ചെയ്ത പിന്നെ നേരെ വീട്ടിലേക്ക് പൊന്നു ആഹ് okay അപ്പൊ ആയിട്ട് പോയതാണല്ലേ വയനാട് അതെ അതെ family ആയിട്ട് പോയതാ

long പറയുമ്പോ ബാംഗ്ലൂർ പിന്നെ നല്ല long ദുബായ് ആഹ് അപ്പൊ നമുക്ക് ബാംഗ്ലൂർ പോയത്

വൻ set up പറയുമ്പോ ഉം ഞങ്ങൾ ഒരു നാല് പേര് ഇണ്ടെനു അപ്പൊ ഞങ്ങളെ പാലക്കാട്ട് railway station കൊണ്ട് ആക്കി തന്ന് ഹും എന്നിട്ട് ഞങ്ങൾ അവിടെനിന്ന് ഞങ്ങൾ ഒരു ആറര ആവുമ്പൊ അവിടെ എത്തി ഒമ്പരക്കാ ഞങ്ങളെ train ഏഹ് ഞങ്ങളെടെ wait എയ്ത നിന്നപ്പോ പിന്നെ കൊറച് കൈനപ്പോ പറഞ്ഞു ഒമ്പരക്കുള്ള train ഇല്ലാന്ന് പിന്നെ രണ്ട് മണിക്കുള്ള ഒന്ന് പറഞ് അപ്പൊ ഞങ്ങൾ രണ്ട് മണിക്കില്ലെന് കൊറേ നേരം ഇരുന്ന post അടിച് phone ലോക്കെ കളിച് കുറെ നേരം post ആയി പിന്നെ രണ്ട് മണിക്കിള്ള train വന്നപ്പോ ഞങ്ങൾ അവിടത്തെ കടേന് കുറച് cigarette ഉം കൊറച് പോരികളും വാങ്ങി bag ൽ ഇട്ട് എന്നിട്ട് train കേറി train കേറി train എടുത്ത് നേരെ ഇങ്ങനെ പോവ്വാ ഉം കൊറേ കളൊക്കെ ഇണ്ടായിന് ബെന്ഗാളിസ് ഇല്ലേ അവരൊക്കെ ഇണ്ടായിനു ഏഹ് അവര് അവരെ നാട്ടി പോവ്വാൻ വേണ്ടി അതെ മാതിരി ബാംഗ്ലൂർ അഹ് പിന്നെ കൊറച് students ഇണ്ടെനു MBA അങ്ങനെ ഒക്കെ പഠിക്കുന്ന students ഇണ്ട് ബാംഗ്ലൂർ അവരൊക്കെ ഇണ്ടെനു നല്ല മലയാളീസ് അവരൊക്കെ share ചെയ്ത് തന്ന് അവര് food ഒക്കെ share ചെയ്ത് കഴിച് അങ്ങനെ നിന്ന് ഏഹ് അങ്ങനെ കൊറച്ചു നേരം നിന്നിട്ട് പിന്നെ രാവിലെ ആർ മണിയാവുമ്പോഴേക്ക് ഏഹ് നമ്മൾ ബാംഗ്ലൂർ എത്തി പിന്നെ ബാംഗ്ലൂർ railway station ന്നു പൊറത്തോട്ട് വന്ന് കഴിഞ്ഞപ്പോ full scene full scene ന്ന് വെച്ച ഓട്ടോ റിക്ഷക്കാർ ഓരോ ആൾക്കാർ വിളിയാ കയ്യും പിടിച്ചിട്ടാണ് ഓട്ടോ റിക്ഷേ കൊണ്ടൊണെ ഞങ്ങടെ ഒരു ഓട്ടോ റിക്ഷാക്കാരൻ കൈമ പിടിച് bag ഒക്കെ ഓട്ടോ റിക്ഷക്ക് വെച് വരിന് ഞാന് room കാണിച് തെര എന്നൊക്കെ പറഞ് കൊണ്ടോയി hello ഇവിടുന്ന് അപ്പൊ അങ്ങോട്ട് എത്താനുള്ള സമയംന്നൊക്കെ പറയുമ്പോ എത്ര ഇണ്ടാവു സമയംന്ന് പറയുമ്പോ രണ്ട് മണിക്ക് വന്ന് രണ്ടര ആവുമ്പൊ എട്ത് അപ്പൊ ഒരു ആറര ഏഴു മണി ആവുമ്പക്ക് എത്തി അയിന്റെ ഉള്ളിൽ ഉള്ള time എന്നെ super fast ഏനു ചെറിയ stop ഒന്ന് നിർത്താറില്ല only limited stop കളാണ് നിർത്താ okay എന്നിട്ട് room പോയി room പോയിട്ട് key തന്ന് അവരെ key room set ഏനു കൊഴപ്പണ്ടായിരുന്നില്ല പിന്നെ middle class room ആയിരുന്നു വെല്യ rich അല്ല rich പറയുമ്പോ അവിടെ MG road magistrate ആ ഭാഗത്താണ് എന്നിട്ട് എന്നിട്ട് അങ്ങ് room കേറി കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായില്ല അന്ന് train ന്ന് അപ്പോ ഉറങ്ങി

ചപ്പാത്തിയും chicken curry യും കൊടുന്ന് തന്ന് എനിക്ക് ഞാൻ കഴിച് നല്ല നൂൽ പൊറോട്ട ഏഹ് എന്നിട്ട് ഒന്ന് പൊറത്തോട്ടൊക്കെ ഇറങ്ങി കൊറച് photos videos ഒക്കെ എടത്തിട്ട്

magistrate വഴി pub പോയി pub പോയപ്പോ നമ്മളെ proof ഒക്കെ അവിടെ കൊടുക്കണംന്ന് പറഞ്ഞു ത് ഞങ്ങൾ കൊടുത്ത് copy proof ൻറെ copy കൊടുത്ത് ഉം എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോ full chill chill moments എനു power എനു ഉള്ളില് full light കാര്യങ്ങളും വേണ്ട drinks ഉം കള്ളിന് കള്ള് പെണ്ണിന് പെണ്ണ് അങ്ങനെയായിരുന്നു full set ആയിരുന്നു ഞങ്ങളെ നല്ല food ഒക്കെ കഴിച്ച് നല്ല food കിട്ടീന് അവിടുന്ന് നല്ല കബാബ നല്ല redbull ഒക്കെ കിട്ടി fresh അവിടെ അവിടുത്തെ സാനം redbull പറയുമ്പോ variety ആ pakka neat സാന നമ്മുടെ നാട്ടി കിട്ടും അതല്ല അവിടെ

അവിടുന്ന് കിട്ടി girlfriends നെ കിട്ടി അവരോട് company ആയി number ഒക്കെ വാങ്ങി വാങ്ങി ഹും നല്ല കാഴ്ചയും നല്ല story ഒക്കെ ഇട്ട് chill moment ആയി എന്നിട്ട് അവിടുന്ന് രണ്ടുമണിക്ക് ഇറങ്ങി പുലർച്ചെ രണ്ടുമണിക്ക് ഇറങ്ങി പുലർച്ചക്ക് രണ്ടുമണിക്ക് ഇറങ്ങിയിട്ട് ഉം അയ്കൂടെ MG road magistrate ആ പിന്നെ അങ്ങ് നല്ല cigarette ഒക്കെ വലിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഒരാൾ വന്ന് കൈ തട്ടി ഞാൻ ഓട്ടോറിക്ഷക്കാരാ കരുതിട്ട് മിണ്ടാതിരുന്ന വലിച്ചു നോക്കുമ്പോ police ആയിരുന്നു പുതു റോട്ടുകൂടി cigarette വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതോണ്ട് fine വേണംന്ന് പറഞ്ഞ് three hundred fine വാങ്ങി മുന്നൂറ് രൂപ fine വാങ്ങി അത് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പൊന്ന് case ഒന്നു charge ചെയ്തില്ല

അവർക്ക് fine മതിയല്ലോ അവരിക്ക് കഞ്ഞി കുടിക്കാൻ fine മതിയല്ലോ

എന്നിട്ട് room ലേക്ക് പോയി room ലേക്ക് പോയപ്പോ പിന്നെ അങ്ങനെ അവിടെ കിടന്നു പിറ്റേദിസം morning എണീച് നല്ല ഒരു morning vibe ല്ലേ നല്ല story photos കെ എടുത്ത് പിന്നെ അവിടെ നല്ല ഉച്ചക്ക് നല്ല ഒരു food കഴിച്ചിന് നമ്മളെ തലശ്ശേരി തലശ്ശേരി ബിരിയാണി hotel ഇണ്ടായ്നു മലയാളീസിന്റെ മൂപ്പരെ വീട് തലശ്ശേരി

എന്നിട്ട് ഒരു plaza ഉണ്ട് അവിടെ cousins ഒക്കെ shoot എയ്ത plaza cousins ഒക്കെ shoot എയ്ത plaza ഇല്ലേ

കയറി ticket അറുന്നൂർ രൂപയ ആയിലൊക്കെ കേറി അടിപൊളി ആയിരുന്നു

മജിസ്ട്രേറ്റിന്റെ അവിടെ നല്ലൊരു hotel ഉണ്ട് അവിടുന്ന് luxury food കഴിച്ച് ഇറങ്ങി പിന്നെയും pub കയറി pub കേറി പിന്നേം chill ആയി chill ആയി അടിപൊളിയായി അങ്ങനെ പിറ്റേസം night ഞങ്ങൾ വണ്ടി കയറി നാട്ടിലേക്ക് ഹും നാട്ടിലേക്ക് train ഉണ്ടായിരുന്നു morning ആറു മണി കേറി രാത്രിയാവുമ്പോൾ നാട്ടിലും എത്തി പാലക്കാട് station dad വന്നു dad pick ചെയ്തു അങ്ങനെ കൊണ്ടുപോയി രാവിലെ ആയപ്പോൾ മണ്ണാർക്കാട് ചായയും വടയും കഴിച്ചിട്ട് പോയത്

പിന്നെ പോയി വീട്ടിലെത്തി കുറച്ചുനേരം ഉറങ്ങി അത്രയേ ഉള്ളൂ ഇപ്പോ ബാംഗ്ലൂർ life

okay okay

എന്തേ ആഹ് അത് cut ആയതാ

അവിടെ പോയിട്ടെന്താ പോന്നു എല്ലാരേയും കണ്ടു ആടന്നു

ഉം ഉം നിങ്ങള ഉസ്താദ് ഉണ്ടായനു ജസീൽ ഉസ്താത് ഉണ്ടായിന്നു ജസീൽ ഉസ്താദിനായിട്ട് ആയിട്ട് touch ആയോ ഉം ആള് കൊഴപ്പമൊന്നുമില്ല ആള് company ആയിന് പെട്ടന്ന് ആഹ് ഉസ്ത vibe ആണ് ക്കാ ഉസ്താതിൻ്റെ വണ്ടി കൊണ്ട് ഞാൻ എവിടകൊക്കെ പോവലിണ്ട് ന്ന് അറിയോ അഹ് എന്തണ് എവിടകൊക്കെയാ പൊവ്വല് ഇജ്ജ് tour പോയി പോയിട്ട് പോയിന്

അപ്പൊ ഉസ്താദിൻ്റെ വേറെ അവിടെ വണ്ടി ഇല്ല ല്ലേ ഉസ്താദ് വെള്ളിയാഴ്ച്ച അവിടെ നിക്കും ഞാന് ഹസനും ചേന്നിട്ട് ഉസ്താതെ വണ്ടി ക്കെ തരുമോ ചോദിച്ചു അതില് ഉസ്താദ് ചാവി തരും ഞങ്ങള് road വക്കത്തെകൂടെ പോകും രാവിലെ ഒക്കെ ഉറങ്ങുവാ ക്കാര് പൊയിക്കുന്ന പോലെ അത് വരെ ഏകദേശം അതുവരെക്കെ പോയിട്ട് അവുടുന്നു ചായക്കെ കുടിച്ചു set ആയി പോരും

പിന്നെ college പ്പോ set എടുക്കാ

സത്യം അതാ അവസ്ഥ ണ്ടായേ കൊണ്ട് college കുറെ മാറ്റം വന്നിക്കുണ് കേട്ടോ